a c equal to root of twenty five Which means five Which means five അതായത് Hypotenuse മറ്റാരുമല്ല മക്കളെ five five ഇനി നമ്മളെന്താ ഓരോ trigonometric ratio കളിന്നും എല്ലാരും ശ്രദ്ധിക്കാ Sin theta Opposite by hypotenuse നോക്കാം ആരാണ് Opposite ദേ Opposite four ആണ് four by hypotenuse five ആണ് four by five okay ആഹ് pythagoras triplets use ചെയ്യാം അത് ഞാനെന്താണ് ഞാനൊരു general question ആ ചെയ്യുന്നെ ഇവിടെ pythagoras triplets ആണ് three four five പക്ഷെ ഞാനത് use ചെയ്യുന്നില്ല ഞാൻ അതേപോലെ എന്താണ് ഒരു general question approach ചെയ്യുന്നു ദാ cos theta ആരാ cos theta Adjacent by hypotenuse ഓടിപ്പോയി നോക്കി ആരാണ് Adjacent Adjacent is nothing but three so the answer isthree by five മക്കളെ Sin ഉം cos ഉം കിട്ടി കഴിഞ്ഞാൽ ഓടിപ്പോയിട്ട് നമുക്കെന്താണ് ആദ്യം ചെയ്യേണ്ടത് cosec theta എഴുതാം Sin theta യുടെ reciprocal ആണ് cosec theta അതായത് നോക്കിയേ ഈ പറയുന്ന four by five ഇല്ലേ മക്കളെ തിരിച്ചിടുക reciprocal എടുക്കുക Which means five by four and cos theta അത് three by five ആണ് അതിൻ്റെ reciprocal ആണ് എന്ത് sec theta ഈ പറയുന്ന cos നെ തിരിച്ചിടുക So we get sec theta and എന്ത് പറയാൻ പറ്റും sec theta is none other than five by three നമുക്ക് tan theta അറിയാം tan theta എന്ന് പറയുന്നത് question ലുണ്ട് four by three tan theta അറിഞ്ഞു കഴിഞ്ഞാൽ tan theta യുടെ reciprocal ആണ് എന്ത് cot theta എന്ന് പറയുന്നത് so cot theta എന്താ മക്കളെ four by three നെ തിരിച്ചിടാം three by four ഇതാണ് six trigonometric ratios in this question കേട്ടോ ഇത്രക്കെ ഉള്ളു ഇത്രക്കെ ഉള്ളു വളരെ simple വളരെ simple വളരെ local okay ആണോ സംശയുമുണ്ടോ okay so moving on നോക്കിയെ എല്ലാവരും If Angle b equal to and angle b and angle q are acute angles such that sin b equal to sin q then prove that angle b and angle q are equal ഒ its good അല്ലെ കാണുമ്പോ ഒന്നും തോന്നൂല ഇതെന്താ ഉദ്ദേശിക്കുന്ന് okay First of all just remember All things are check in right angle triangle ഇവിടെ ഒരു എന്താ മക്കളെ angle b ന്നും angle q ന്നും പറഞ്ഞിട്ടുണ്ട് So I am taking b over here and q over here and some a over here so Right now I can direct right angle triangle a b q or b a q As you wish എന്ത് ചെയ്യും നമുക്കെന്താ കാണിക്കണ്ടേ angle b യും

It is same as sin q Sin b same as sin q അതാണറിയാവുന്നെ ഞാനൊരു കാര്യമെടുക്കുന്നു എന്താണ് Sin b മക്കളെ ഇതാണ് angle b എല്ലാരും നോക്കാം Here is the angle b so angle b യുടെ opposite side കൃത്യമായിട്ട് നോക്കുക angle b യുടെ opposite side is none other than a q a q or q a q a q a q a q a And hypotenuse always remain same he is none other than b q ഇതാണ് Sin b Similarly I am writing sin q എന്താണ് sin q ദേ ഇതാണ് angle q

We know that Sin b and sin q are equal Sin b യും sin q യും equal ആണ് മക്കളെ അതുകൊണ്ട് നോക്കിയേ എന്ത് പറയാൻ പറ്റും ദേ sin b യും sin q യും equal ആണ് അതിൻ്റ LHSequal ആണ് so അതിൻറെ RHS ഉം equal ആയിരിക്കും

equal to b a by b q ഇതാ b q b q get cancelled ബാക്കി എന്തുണ്ട് മക്കളെ a q equal to b a a q equal to b a മക്കളെ a q equal to b a എന്ന് പറയുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്ക ദേ a q ഇത് b a ഇത് അതായത് രണ്ടു sides equal ആ ഒരു Triangle ൻ്റെ

അതിൽ ഉള്ള angle അതായത് ഇവൻ They are equal they are equal എന്ന് പറയാൻ പറ്റും which Implies Angle b and angle q are equal ഇത്രമാത്രമേ ഉള്ളു sincetriangle b q a b q a is isosceles അവൻ isosceles ആയത്കൊണ്ട് നമുക്കെന്ത് പറയാൻ പറ്റും മക്കളെ angle b യും angle q യും equal ആയിരിക്കും ഇത് isosceles triangle ൻ്റെ ഒരു property ആണ് ഇതാ അടുത്ത question പെട്ടെന്ന് പറയാ വളരെ വേഗത്തിൽ പറയാം നോക്കാം അതായത് നമ്മൾക്കാവശ്യം എന്താ Sin square theta plus cos square എന്താണെന്നു അത് വേണെങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി പറയാൻ പറ്റും അത് in fusion ന്ന് പറയാ തൽക്കാലം എടുക്കാ അപ്പൊ മ്മക്കെന്താണ് നമുക്ക് Sin theta യും cos theta യും കാണണം അതിനു വേണ്ടി നോക്കിയേ triangle ഒരെണ്ണമുണ്ട് Consider triangle a b c right angle at c okay good If it's a b equal to nine a b equal to nine b c twenty one ഇതാ b c twenty one And angle abc theta ഇതാ angle abc theta ഒന്നാമത് ഞാൻ ചെയ്യും First one I will do and we will do the second one okay നോക്കൂ suppose this obviously you want a c നമുക്ക് a c ആവശ്യമുണ്ട് a c ആവശ്യമുള്ളത് കൊണ്ട് നമുക്ക് എന്താണ് മക്കളെ നമുക്കറിയാം a b square എന്ന് പറയുന്നത് a c square plus b c square അതായത് Hypotenuse square എന്ന് പറയുന്നത് ബാക്കിയുള്ള രണ്ടു side കളുടെ square ൻ്റെ sum ആണ് a b square is equal to a c square plus b c square നമുക്കാവശ്യം a c square ആണ് So I am keeping him over there equal to a b square minus b c square so a c square is equal to a b square minus b c square so a b square which means twenty nine square minus b c square which means twenty one square twenty nine square which means eight eight four one minus twenty one square which means four four one so eight four one minus four four one അതായത് മക്കളെ eight hundred and forty one minus four forty one which means four hundred അതായത് a c square is equal to four hundred Which implies ac equal to twenty ac same as twenty ന്നു കിട്ടി a c square four hundred ആയത്കൊണ്ട് എന്ത്‌ a c ന്നു പറയുന്നത് Root four hundred which means twenty so ഇവൻ twenty ആയി മാറി twenty നമുക്കാവശ്യം Sin theta യും cos theta യും ആണ് ഞാൻ എഴുതുന്നു Sin theta We know that sin theta is opposite by hypotenuse which means twenty by twenty nine അടുത്തത് ആവശ്യം Cos theta യാണ് Cos theta is none other than adjacent by hypotenuse he is adjacent side which means twenty one twenty one by twenty nine നമുക്കാവശ്യം Sin ഉം cos ഉം മാത്രമല്ല Sin squarecos square ഉം ആണ് so Sin square theta

okay twenty square നമുക്കറിയാവുന്നതാ മക്കളെ It is same as four hundred by eight four one and twenty one square Which means four four one divided by eight four one ചോദ്യമെന്തായിരുന്നു Sin square theta plus cos square theta എന്താണെന്നാണ്

plus cos square theta is nothing but for four four one by eight four one so Denominator same ആണ് eight four one Numerator ആരാ മക്കളെ four hundred plus four forty one which means eight forty one

അത് നിങ്ങള് ചെയ്യണം ഞാനിവിടെ Sin square ഉം cos square ഉം പറഞ്ഞന്നിട്ടുണ്ട് Then substitute it you will get the answer okay ഇതാണ് ഞാൻ നിങ്ങക് തരാനുള്ളൊരു home work ആണ് മക്കളെ so എല്ലാരും ആലോചിക്കാ കൃത്യമായിട്ട് ഞാൻ ഇത് ചെയ്യാൻ പറയാം പറയാം പറയാം ഇത് നോക്കണം ഇത് നോക്കണം കേട്ടോ ഇത് ഞാൻ എന്താണ് first രണ്ടു steps പറയാം അതിനു ശേഷമെന്താണ് ബാക്കി നിങ്ങള് ചെയ്യണം fifteen cot a equal to eight അങ്ങനെയാണെങ്കിൽ sin a sec a എന്ത് ഇതാണ് ചോദ്യം fifteen cot a മക്കളെ മ്മടെ fifteen ഉണ്ടല്ലോ ഈ fifteen നെ നമ്മളെന്താ ചെയ്യാ last ത്തില് കൊണ്ടുപോവുക അതായത് cot a നെ ഒറ്റയ്ക്കാക്കുക so cot a ആരാ eight by fifteen here writes the here writes the cot a triangle വരച്ചു

നമുക്കറിയാം a c square equal to a b square plus b c square a c square a b square which means eight square plus b c square which means fifteen square അതായത് sixty four plus two twenty five sixty four plus two twenty five which means two eighty nine ഇതാണ് a c square so a c square equal totwo eight nine Which implies a c equal to seventeen a c none other than seventeen so a c കിട്ടി so വളരെ cool ആണ് ഇനി ഇനി എന്താ കാണണ്ടേ sin a Sin a is none other than opposite by hypotenuse അതായത് ആരാണ് opposite a യുടെ opposite ആരാ fifteen by hypotenuse which means fifteen by seventeen cos a അല്ലെങ്കിൽ sec a ആണ് ആവശ്യം sec a none other than cos നെ തിരിച്ചിടാം അതായത് Hypotenuse by adjacent

ഇതാണ് Answer thats all thats all Shall I say one Secret towards you പറയട്ടെ ഉം പറയട്ടെ വേണോ പിടിച്ചോ ഒരു MCQquestion ആണ് അല്ലെങ്കിൽ ഞാൻ പറയാം ഈയൊരു topic ഇത് home work next topic ഒരുങ്ങു ഈ topic പറയാം ശ്രദ്ധിക്ക എല്ലാവരും നിർബന്ധമായിട്ടും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കാ നമ്മൾക്ക് ഞാൻ പറഞ്ഞു Triangle ഉണ്ട് ഈ കാണുന്ന Triangle നു angle theta യുണ്ട് and ഇത് ഇതായാൽ പോരെ അപ്പൊ ഈ പറയുന്ന theta ക്ക് ഓരോന്നിനും അതായത് theta can be zero theta can be

ആ പറഞ്ഞോ മാമി കേക്കാവോ?

ആ വിശേഷം അങ്ങനെ പോകുന്നു. പരീക്ഷ ഒക്കെ ആരുന്നു പരീക്ഷ ഒക്കെ കഴിഞ്ഞു.

ആണോ വീട്ടില് എല്ലാർക്കും സുഖാണോ? ആ എല്ലാർക്കും സുഖം, എല്ലാർക്കും സുഖം. ഉം അനിയത്തി എന്ത് ചെയ്യുന്നു? അവള് പത്തിലല്ലേ പത്താം class ലാ ഇപ്പം പഠിക്കണേ

ആ പഠിക്കുന്ന പഠിക്കുന്നെയാ നല്ലോണം പഠിക്കും ഇപ്പം പരീക്ഷേടെ time ആ അപ്പം full busy ആ full tension ഉം കാര്യങ്ങളും ഒക്കെയാ ആണോ ഇപ്പം model exam നടക്കയല്ലേ?

ഒരുപാട് over ആയിട്ട് tension കൊടുക്കണ്ട കേട്ടാ എല്ലാരും കൂടെ ഒരുപാട് force ഒന്നും ചെയ്യണ്ട A plus കിട്ടാൻ വേണ്ടി പഠിക്കുന്ന കുട്ടി ആണെങ്കിൽ കുഴപ്പില്ല അങ്ങ് നേടി എടുത്തോളും. ഉം

എന്നാലും ചെറുതായിട്ടൊക്കെ പറയും അച്ഛനും അമ്മയൊക്കെ പറയും

ചെറുതായിട്ട് വേണം ഉം പിന്നെ അവള് നല്ലോണം പഠിക്കുന്നെയാ അതോണ്ട് പ്രശനം ഇല്ല അവളെ school ലെ school കാരൊക്കെ നല്ല നല്ല support ആ ആണല്ലേ ആഹ് മോനെന്ത് ചെയ്യുന്ന് ഇപ്പം? ഞാൻ ഇപ്പം third year പഠിക്കയാ aunty thrid yearBtech പഠിക്കയാ cyber security Cyber security, cyber security ന്ന് പറയുമ്പോ ഈ നമ്മളീ cyber crime police ന്റെ അതുമായിട്ട്, അതല്ലേ അതാണോ? അതേ അതെ ആ ആ നമ്മടെ police ന്റെ മാത്രം അല്ല ഏതൊരു private company എടുക്കുകയാണെങ്കിലും അവിടെയെല്ലാം cyber security ആള് വേണം അവരുടെ computer ഉം കാര്യങ്ങളും അതേ പോലെ ഏതെങ്കിലും ആഹ് virus കള് കേറുന്നുണ്ടോ? മൂന്നാമതൊരാള് അവരുടേ ആഹ് വിവരങ്ങളെല്ലാം ചോർത്തുന്നുണ്ടോ? എന്നൊക്കെ അറിയാൻ വേണ്ടീട്ടുള്ള hacker മാരെ ഒക്കെ അഹ് പിടിക്കാൻ പറ്റുവോ അങ്ങനത്തെ ഒക്കെ ആണോ?

ഉം അതെ അതെ വല്ല hacker മാരും ആഹ് നുഴഞ്ഞു കേറുന്നുണ്ടോ? വി~വിവരങ്ങൾ ചോർത്തുന്നുണ്ടോ? ഇതൊക്കെ മനസ്സിലാക്കുകയും അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അതിൻ്റെ പഴുതുകൾ ഒക്കെ അടക്കുകയും ചെയ്യുന്ന പരുപാടിയാ.

ഞാൻ ഇപ്പം മൂന്നാം വർഷം പഠിക്കുകയാ aunty മൂന്നാം വർഷം. ഇപ്പോ പരീക്ഷ കഴിഞ്ഞതേ ഉള്ളൂ. ആ മൂന്നാം വർഷം

ആ നമ്മളാ നമ്മളാ first batch കേരളത്തിലേ ആദ്യത്തെ batch നമ്മടതാ. നമ്മളിലാ എല്ലാ പരീക്ഷണവും നടത്തുന്നേ അവര്

ജോലി സാധ്യത വളരെ അധികം എന്നാ പറയുന്നേ ജോലി സാധ്യത കേട്ടകോളിന്‌ നല്ല ജോലിസാധ്യത ഉള്ളതാ. ആഹ് വിദേശത്തോട്ട് ഒക്കെ പോയി കഴിഞ്ഞാ ഇതിന്റെ ആഹ് B Tech അല്ലേ ഇപ്പം Mtech ചെയ്യാൻ വേണ്ടി വിദേശത്തോട്ട് ഒക്കെ പോയാ നല്ല scope ഒള്ളതാണെന്ന് തോന്നുന്നു കേട്ടിട്ട് കേട്ടാ.

പിന്നെ അവിട ആഹ് അമ്മാമ്മ എന്തോ പറയുന്ന്? ഓ അമ്മമ്മ സുഖായിരിക്കുന്നു ഏഹ് TV ഇല്ലാത്തത്

മാറി മാറി ഓരോ channel ഉം ഇട്ട് കണ്ട് ഒര് പത്തുമണി ആയാലേ ഇനി പൊറത്തേക്ക് കിട്ടൂ. അതുവരെ TV ടെ front ലാ ഉം അഹ് അപ്പം ആരേം TV ടെ അടുത്തോട്ട് അടുപ്പിക്കൂല്ല വേറെയൊന്നും കാണാൻ വേണ്ടി അമ്മമ്മ തന്നെ എല്ലാട എല്ലാം കൈകാര്യം ചെയ്തോളും. serial തീർന്നു കഴിഞ്ഞാ remote കിട്ടും. ആ രീതിയിലാ.

അവിടെ മക്കളെന്തോ പറയുന്ന്? ഓഹ് മക്കളൊക്കെ സുഖായിരിക്കുന്നു. ഉം അവരൊക്കെ അഹ് പഠിത്തത്തിനെ കുറിച്ച് പറയാണെങ്കിൽ മോനിപ്പം നാലാം class ൽ അല്ലേ വല്ല്യ ബുദ്ധിമുട്ട് ആരുന്നു school തൊറന്നപ്പോഴത്തേക്ക്. അതാണെങ്കില് ആഹ് ഹാ ഒന്നാം ക്ലാ

ആ അതിന്റെ after effect തന്നെ. ഒന്നാം class അവർക്ക് school ഒണ്ടാരുന്നു രണ്ടും മൂന്നും corona കാലം. അപ്പം രണ്ടാം class ഉം മൂന്നാം class ഉം ഒന്നും പഠിച്ചില്ല ആഹ് online class അല്ലായിരുന്നാ? ആഹ് online ൽ ഒന്നും കയറുകയും ഇല്ല ആദ്യത്തെ കുറച്ച് ദിവസം നല്ല താല്പര്യം ആരുന്നു പിന്നെ അതോടെ തീർന്നു. teacher അവിടെ class എടുത്തോണ്ട് ഇരിക്കും ഇവര് ഇവരെ കാര്യങ്ങള് ചെല ദിവസങ്ങള് ശ്രദ്ധിക്കുക പോലും ഇല്ല അവസാനം അങ്ങനെ ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞ് ദാ school തുറന്ന് ഇപ്പം ഒന്നാം class ന്ന് നാലാം class ലേക്ക് വന്നപ്പം ആദ്യമായിട്ട് ഒന്നാം class ൽ ഇരിക്കുന്നത് പോലെ തന്നെ ആണ് അവന്റെ പഠിത്തവും രീതിയും എല്ലാം. ആദ്യം school തുറന്ന് കുറേ കാലം നന്നായിട്ട് ബുദ്ധിമുട്ടി ഒന്നും അറിഞ്ഞൂടാരുന്നു. ഒന്നാം class ലെ ഒരു കുട്ടി എങ്ങനെ ആണോ ആ രീതിയിൽ തന്നെ നാലാം class ലും ഇരുന്നത്. teachers ഒക്കെ നല്ല ബുദ്ധിമുട്ടി. ഉം ഒന്നേന്ന് പഠിപ്പിച്ചെടുക്കാൻ വേണ്ടി ഇപ്പം better ആയി നല്ല മാറ്റം ഒണ്ട് പഴേത് പോലെ ആയിട്ടുണ്ട്. വലിയ കുഴപ്പം ഇല്ലാതെ ഇപ്പം മുന്നോട്ട് പോകുന്നു.

എല്ലാ school ലും ഇങ്ങനെ തന്നെ ആണ് corona വന്നതോടെ എല്ലാ school ലും ഇങ്ങനെ തന്നെ ആണ്. ഞങ്ങളും ഞങ്ങൾടെ school ലൊക്കെ വല്ല്യ ബുദ്ധിമുട്ടി ആദ്യത്തെ കൊറേ രണ്ട് നാല് മാസങ്ങൾ നല്ല ബുദ്ധിമുട്ടിലാരുന്നു എല്ലാ കുട്ടികൾ എല്ലാം അക്ഷരം വരെ മറന്ന കുട്ടികൾ ഒണ്ടാരുന്നു. പിന്നേ ഒന്നേന്ന് വീണ്ടും ആദ്യം തൊട്ടേ പഠിപ്പിക്കും പോലെ പഠിപ്പിച്ച് നല്ല ബുദ്ധിമുട്ടി. ഇപ്പം നല്ല മാറ്റം ഒണ്ട് എല്ലാരും പഴേ രീതിയിലോട്ട് ഒക്കെ ആയിട്ടൊണ്ട് ഉം കോവിഡ് കാലത്തേത് അത് വലിയൊരു നഷ്‌ടം തന്നെ ആണ്. ആ കാലത്ത് ഒണ്ടാരുന്ന അദ്ധ്യാപനം ഒക്കെ. ഞാൻ പന്ത്രണ്ടാം class ന്റെ പരീക്ഷ കഴിഞ്ഞ സമയത്താ

ആ complete online class ആയിരുന്ന് കാണുവല്ലോല്ലേ?

ആ പന്ത്രണ്ടിന്റെ പരീക്ഷ കഴിഞ്ഞ സമയത്ത് എന്നാലും അടുത്ത വർഷം ആണോ അടുത്ത വർഷം തൊടങ്ങി കാണുവല്ലോ? ആദ്യ കൊറച്ച് കാലം ഒക്കെ online class ആയിരുന്ന് കാണുവല്ലോ first year ഏ. ആ first year, first year നമുക്ക് തുടങ്ങിയതും അത് അങ്ങോട്ട് മാറി lockdown എന്നൊള്ളത്‌ മാറി. പക്ഷേ second രണ്ടാമത്തെ sem ആയപ്പോഴത്തേക്കും വീണ്ടും lockdown വന്നു അങ്ങനെ രണ്ടാമത്തെ sem മൊത്തം ഒരു ദിവസം പോലും college ൽ പോയിട്ടില്ലാരുന്നു. ആ complete വീട്ടിൽ ഇരു~ഇരുന്നൊള്ള പഠിപ്പ് ആരുന്നല്ലേ? അതെ അന്ന് ആഹ് class ന് class ന് സത്യം പറഞ്ഞാ class ല് കേറി കിടന്ന് വല്ല game ഉം വല്ലതും കളിച്ചോണ്ട് ഇരിക്കും ശ്രദ്ധിക്കത്തില്ല ഒന്നും. ശ്രദ്ധിക്കൂല്ല ആഹ് ഞങ്ങള് എനിക്ക് അറിയാവുന്ന ഒരു teacher ന്റെ മോന് ഇതുപോലെ ആരുന്നു കേട്ടാ കുട്ടി നന്നാ നല്ല മിടുക്കൻ ആരുന്നു plus two കഴിഞ്ഞു അടുത്ത course ന് അവര് ചേർക്കയും ചെയ്തു. course ഏതാന്ന് ഞാൻ മറന്ന് പോയി അപ്പം എല്ലാ ദിവസവും ഇവൻ രാവിലെ തൊട്ട് online class ലാ എപ്പഴും lap laptop ലാരുന്നു അഹ് അപ്പം എ~ പ്പം നോക്കിയാലും അവൻ class ലാ note എഴുതുന്ന note ഒണ്ട് ഒരുപാട് എഴുതാൻ ഒണ്ട് എന്നും പറഞ്ഞിട്ട് room അടച്ചിരുന്നൊള്ള കാണൽ ആരുന്നു. അപ്പം ഇവര് അച്ഛനും അമ്മയും അങ്ങ് ശ്രദ്ധിച്ചില്ല നല്ല മിടുക്കൻ ആണ് ആള് മിടുമിടുക്കൻ ആണ് നന്നായിട്ട് പഠിക്കും. അമ്മേടടുത്തും അച്ഛന്റെടുത്തും ഒക്കെ നല്ല സ്നേഹം ഒറ്റ മോനെ ഒള്ളൂ നല്ല interest ഉള്ള കുട്ടിയാ പഠിക്കാൻ അതുകൊണ്ട് അവര് സാധാരണ രീതിയില് അവനെ force ചെയ്‌ത്‌ പഠിക്ക് പഠിക്ക് എന്ന് പറയേണ്ട കാര്യം ഇല്ല കുട്ടി തനിയേ പഠിക്കുന്ന ഒരു കുട്ടിയാ അതുകൊണ്ട് ഇപ്പഴും അവര് അത് ശ്രദ്ധിച്ചില്ല. പക്ഷേ ഇവൻ എന്തായി പോയെന്നാേ ആ സമയത്ത് free fire എന്നൊള്ള game നല്ല ഗംഭീരായിട്ട് കയറി വന്ന സമയം ആരുന്ന് ഒരുപാട് കുട്ടികളല്ലെ അതിലോട്ട് വഴിമാറി പോയത്. അങ്ങനെ ഇവനും അതിലേക്ക് അങ്ങ് ആയി പോയി അച്ഛനും അമ്മയും ഒന്നും അറിഞ്ഞില്ല അവര് ശെരിക്കും പറഞ്ഞ അവര് ഇവനെ അങ്ങ് വിശ്വസിച്ചു വിട്ടിരിക്കുകയായിരുന്നു. പഠിക്കുന്ന തന്നെ ആയിരിക്കും എന്ന് വെച്ച്‌ ഇവൻ ഇത് നന്നായിട്ട് മൊതലെടുത്തു. ഇവൻ complete കളി തന്നെ ആരുന്നു free fire അവൻ രാവും പകലും ഇല്ലാതെ കളിക്കും രാത്രി ഒറക്കം ഇല്ലാതെ ഇരുന്ന് ഈ കുട്ടി കളിക്കുവാരുന്നെന്ന്. അവസാനം എന്തായി അവന് പഠിത്തം എല്ലാം മറന്ന് പഠിത്തത്തിന്ന് ഒള്ള ശ്രദ്ധ എല്ലാം പോയി അവന് full game കളി game കളി ഫു ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാൻ പോലും വരൂല്ല. അച്ഛനേം അമ്മയേം എല്ലാം കാണണത് തന്നെ അവന് ഇഷ്ട്ടവല്ല. എല്ലാരടുത്തും ഒരു വെറുപ്പും അവനെന്തോ ഭയങ്കര ഒരു വത്യസ്തമായ ലോകത്തിലൊള്ള ജീവിതം പോലെ ആയി അവൻ. അവസാനം വളരേ ബുദ്ധിമുട്ടി counselling ഒക്കെ കൊടുത്ത് കൊറച്ച് treatment ഒക്കെ കഴിഞ്ഞ് അങ്ങനെ വീണ്ടും ഇപ്പം പഴേ രീതിയിൽ ആയി ശെരി ആയി എല്ലാരേം ഒക്കെ അവരെ രണ്ടുപേരേം വീണ്ടും പണ്ടത്തെ പോലെ ഒക്കെ സ്നേഹിച്ച് തൊടങ്ങി ഇപ്പം നന്നായിട്ട് പഠിച്ച് തൊടങ്ങി അങ്ങനെ പോകുന്നു. അങ്ങനെ ഒരുപാട് കുട്ടികൾ ഉണ്ട് ഈ രീതില്

ആ എന്റെ ഒരു കൂട്ടുകാരൻ ഒണ്ട് അവൻ ഇങ്ങനെ ആഹ് ഇതേപോലെ corona സമയത്താ ആഹ് means ഇവരടെ ഒക്കെ ജീവിതം ഇതായെങ്കിൽ അവന്റെ ജീവിതം അപ്പഴാ രക്ഷപ്പെട്ടെ. അവൻ ഒരു youtube channel ഒക്കെ തൊടങ്ങി ഇതേ പോലെ game കളിക്കുന്നെയാ അപ്പം ഞാൻ അവൻ അതിന്റെ videos ഒക്കെ ഇട്ട് ഇപ്പം നല്ല ശം means ഞാൻ ഇപ്പം ആഹ് engineering പഠിക്കുമ്പോ അവന് നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ട് അവൻ എൻ്റെ പ്രായത്തിൽ തന്നെ. അങ്ങനെ ജീവിതം രക്ഷപ്പെട്ടവരും കുറേ പേരൊണ്ട് ഇതില്ന്ന് ഒണ്ട്, ഒണ്ട് അഹ് youtube ല് കൂടി വരുമാനം ഒണ്ടാക്കുന്ന ആൾക്കാര് ഒണ്ട് അത് അങ്ങനെ പോട്ടെ. ആഹ് അപ്പം മോനെന്തായാലും നന്നായിട്ട് പഠിക്ക് മോന്റെ നല്ല course ആണ് നല്ല ഒരു ഭാവി കാണുന്ന ഒരു course തന്നെ ആണ് കേട്ടാ. ഉം പിന്നേ പിന്നെ നിങ്ങളെ വീട്ടിന്റെ തൊട്ടടുത്തുള്ള ആ വീട്ടിലെ ആ ഒരു കുട്ടി ഒണ്ടായിരുന്നില്ലേ അവൻ പത്താം class കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നേ? ഇപ്പം കാണാൻ ഇല്ലല്ലോ പൊറത്തൊന്നും. ആ അവനും, അവനും ഞാനുമൊക്കെയാ ഒരുമിച്ച് കളിച്ചോണ്ട് ഇരുന്നത് ഇപ്പം full ആ അവനിപ്പോ പത്ത് കഴിഞ്ഞിട്ട് അവന്റെ ചേച്ചീടെ നാട്ടിൽ എങ്ങാണ്ട് പോയി പൊറത്തെങ്ങാണ്ട.

ആ gulf ലാ ആ gulf ലാ അവനിപ്പോ അവിടെ അവിടെ പഠിക്കയാണ് plus one ആഹ് പതിനൊന്നും പന്ത്രണ്ടും അവിടെ പഠിക്കുന്നു. അവിടെ college ലും അവിടെ admission എടുത്തവൻ.

എൻ്റെ കൊച്ചച്ഛന്റെ മോനില്ലേ അവന്റെ പ്രായവാ അവന്റെ അവന്റെ കൂടെ പഠിച്ചതാ. ആ ഹാ അവൻ എന്ത് ചെയ്യുന്നു?

അവന് അവൻ നല്ല രീതിക്ക് പഠിച്ചോണ്ട് ഇരുന്ന ആളല്ലേ അവൻ പത്തു വരെ ഒക്കെ വളരെ നല്ല രീതിക്ക് പഠിച്ചോണ്ട് ഇരുന്ന ആളാ വിദ്യാഭ്യാസത്തിൽ വളരെ മുന്നിൽ ആരുന്നു അവൻ.

പക്ഷേ corona വന്നതിന് ശേഷം അവനും ഇതേപോലെ തന്നെ കളിയിലും phone ലും ഒക്കെ ആയി പിന്നെ plus ആഹ് പന്ത്രണ്ടാം class ൽ ഒന്നും ഒട്ടും mark ഇല്ലാരുന്നു അവന്.

ആ പന്ത്രണ്ടിൽ ഒട്ടും mark ഇല്ലാരുന്നു വിദ്യാഭ്യാസത്തിന് വളരെ പാടുപെട്ടു ഈ admission കിട്ടാൻ ഒക്കെ വേണ്ടീട്ട്.